നല്ല വിശേഷം എന്തൊക്കെ നിങ്ങളെ വിശേഷം? എന്താ നല്ല വർത്താനം ഞാന് കുട്ടീനെ നോക്കി ഇരിക്കായിരുന്നു. എനക്ക് ഇപ്പൊ ഒരു ചെറിയ കുട്ടി ഇണ്ടല്ലോ ഓനെ നോക്കി ഇരിക്കായിരുന്നു. അല്ല ഇങ്ങക്ക് എത്ര മക്കളാ? ആഹ്. ആഹ്. എന്ക്ക് ഒരു മോള്, ഒരു പെൺകുട്ടി. ഏഹ് അവള് ബാലവാടിയിലൊക്കെ പോണണ്ട് ഏഹ് നാല് വയസ്സായിട്ടിണ്ട് അടുത്ത വർഷം സ്കൂളിൽ ചേർക്കണം. ഉം ആഹാ അത് നല്ല കാര്യാണല്ലോ ബാലവാടിയിൽ പോവാനൊക്കെ മടിയുണ്ടോ? എങ്ങനാ ആള്? ആഹ് അത് അതുകൊണ്ട്

ആഹ് അതുകൊണ്ട് സുഖായി ചെലേ കുട്ടികൾക്ക് ഇണ്ടാവും പോകാൻ ഭയങ്കര വാശിയ. എന്റെ മോന് ഇപ്പൊ ഒരു ഒന്നര വയസ്സായിട്ടുള്ളു. അവന് തന്നെ ആള് ഭയങ്കര കുറുമ്പനാണ്. ഉം അത് ഇപ്പെ പ്രായം അതല്ലേ കൊറച്ച് കഴിഞ്ഞാലൊക്കെ ശരിയായിക്കോളും. ഓര്ക്ക് ഓരോ പ്രായത്തിലും ഓരോ ഓരോ താല്പ്പര്യങ്ങളല്ലേ? ആഹ് കുട്ടികളുടെ കാര്യം ആവുമ്പൊ അങ്ങനെയാ. ആഹ് അവളെങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ വാശിയുള്ള കൂട്ടത്തിലാണോ? ആഹ് ഭക്ഷണം മോള് ഒറ്റയ്ക്ക് കഴിക്കാണെങ്കി വല്ലാണ്ടൊന്നും പോവൂല. കൊറച്ച് ഞമ്മളൊക്കെ ഒന്ന് അങ്ങട് തള്ളി വിടുമ്പൊഴൊക്കെ ആഹ് ശരിയാവും. ഉം, ഉം. എല്ലാ കുട്ടികളെയും പോലെ തന്നെ അല്ലേ. ഇവനിപ്പോ ഒന്നര വയസ്സാണ് ഇവനിപ്പോ ഞാന് ഭക്ഷണം എന്താ കൊടുക്കാ വച്ചാല്, ഞാന് അവനിക്ക് കൊടുക്കല് ഇപ്പൊ, എന്താണ് റായി ആണ് കൂടുതല് കൊടുക്കല്. അതെ.

അത് നല്ലതാണല്ലോ. റായി, നവരയരി, ഏഹ് ഗോതമ്പ് അതൊക്കെയാണല്ലോ ഈ പ്രായത്തില് കൊടുക്കാ. കൊറച്ച് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ അങ്ങട് ചോർക്ക് ശരിയാവും, ആഹ് അരി ഭക്ഷണത്തിലേക്ക് ആഹ് ആഹ് ആഹ് അതെ. ആഹ് അതെ അതെ. ചോറ് അരി ഭക്ഷണത്തിലോട്ട് മാ മാറ്റണം. പക്ഷെ ഞാന് കൂടുതല് കൊടുക്കല് ഈ കോറ പോലുള്ളതാണ്. പിന്നെ ഇവള് എങ്ങനാ ഏഹ് രാത്രി എങ്ങനാ നിങ്ങള് പഠിപ്പിക്കലൊക്കെ എങ്ങനാ മോളെ?

അങ്ങനൊക്കെ തന്നെ പിന്നെ നമ്മളെ താൽപ്പര്യത്തിന് നമ്മളിങ്ങനെ ഓൾടെ കളീന്റെ എടേക്കുടെ ഇങ്ങനെ പഠിപ്പിക്കാ. പിന്നെ ഓൾക്ക് കൂടുതൽ അതീക്ക് താല്പര്യം വരാന് ആ രീതീക്കൂടേ നമ്മള് ആഹ് ആഹ് ഉം, ഉം, ഉം. ആഹ്, ആഹ് അതെ അതെ. അവ അവരിക്ക് ഇഷ്ടപ്പെട്ട രീതീല് നമ്മള് പടോക്കെ മാറ്റല്ലെ അത് നല്ലൊരു കാര്യാണ്. പിന്നെ അതുപോലെ അവൾക്ക് ഇപ്പൊ മ്മള് എല്ലാ ഉമ്മമാരും പറയണൊരു പ്രശ്‌നാണ് കുട്ടികള് കൂടുതല് ഫോണ് ഉപയോഗിക്കണത്. അങ്ങനത്തെ പ്രശ്നങ്ങള് കുട്ടികളില് കാണണുണ്ടോ? ആഹ് ചെറിയൊര് എന്റർടെയിൻമെന്റ്. ഇല്ലില്ലില്ല. അങ്ങനോക്ക് പ് ഫോൺന് വാശിയൊന്നും ഇല്ല. ഇപ്പ നമ്മള് ഇട്ട് കൊടുത്താല് കാണുംന്നല്ലാണ്ട് ആഹ് ആഹ് അത്രതന്നെ. ഓക്കിന്നിയത് കിട്ടീല്ലാന്ന് വിചാരിച്ചോള് കരയ്യേ അല്ലെങ്കി അതിന് വാശി പിടിച്ച് കിത്തീരിക്കുവൊന്നുവില്ല. ആഹ്. ആഹ് അത് നല്ല കാര്യാണ്. ചെലെ രക്ഷിതാക്കള് പറയുന്ന കേക്കാം ഫോണില്ലാണ്ട് കുട്ടികൾക്കൊന്നിനും പറ്റില്ല, കഴിക്കില്ല, ഒന്നും അനുസരിക്കില്ല. അതേതായാലും നല്ലതാണ്. ഏഹ് പിന്നെ കൂടുതല് പറ്റില്ല ആഹ്. ഉം. ആഹ് ഫോണില്ലാണ്ടേന്ന് പറയുമ്പോ ഇപ്പ കുട്ടികളെല്ലാരും ജനിച്ച് നിക്കണതന്നെ കാണണതെന്താണ് ഫോണ്. ഇപ്പ അവരുടെ ഉമ്മമാരൊക്കെ ഫോണിങ്ങനെ ഉപയോഗിക്കുമ്പോ മക്കളും സ്വാഭാവികമായിട്ടും ഫോണ് ഉപയോഗിക്കും. അപ്പോ അവർക്ക് ഇപ്പൊ എല്ലാ ചെറിയ കുട്ടികൾക്കും ഇപ്പ ഫോൺത്തെ എല്ലാ സാധനങ്ങളും വ എവടൊക്കെ എന്തൊക്കെയാന്നൊക്കെ അറിയാം. ആഹ് വല്യവരുപയോഗിക്കുന്ന പോലെ തന്നെ കുട്ടികൾക്കും ഇപ്പത് ഉപയോഗിക്കാനറിയാം. അപ്പൊ

ആഹ് അതെ ആഹ് ഏതായാലും ഏഹ് അത് നല്ലൊരു തീരുമാനാ. നമ്മള് കുട്ടികൾക്കങ്ങനെ ചോദിക്കുമ്പോ തന്നെ ഫോണ് കൊടുക്കാതിരുന്നാൾ നല്ലൊരു ഏഹ് രക്ഷാകർത്താക്കൾ ചെയ്യേണ്ടൊരു കാര്യം തന്നെയാ. ഉം പിന്നെ ഏഹ് മോനിപ്പെ എന്തൊക്കെയാ ചെയ്യാ, ഒന്നര വയസ്സായത് കൊണ്ട്? മോനിപ്പോ മുട്ട്കാണ്, നടക്കല് തൊടങ്ങീക്കണ് എന്താണ് ഓട്കാണ് പണി, റോട്ടിലോട്ടോട്ക. അപ്പ നമ്മള് ഫുൾ ടൈം കൂടുതല് സമയോം ഓന്റെ കൂടിങ്ങനെ ചെലവഴിക്കണ്ടൊരവസ്ഥയാണ്. ആഹ്.

ആഹ് അതെ അതെ. പിന്നെ എന്തേലും വാ വേണ്ടാത്ത വസ്തുക്കളുണ്ടെങ്കില് വായിലെടുത്തിട്ക. അല്ലെങ്കി ആഹ് അതെ അതെ. ആഹ് അതെ. ആഹ് ആഹ് ഇപ്പ നമ്മള് ശ്രദ്ധിക്കണം. കാരണം കുട്ടികളല്ലേ എന്തെങ്കിലും ചെറുത് കണ്ടാ ഓല്ക്ക് വായിക്കിട്കാന്നുള്ളതേ അറിയുള്ളു. അല്ലാണ്ട് എന്താ ഉ എന്താ ദുരുപയോഗോന്നും അവർക്കറിയില്ല. അതെ അതെ ഇപ്പേതായാലും ഏഹ് കുട്ടി ലൈഫില് ഏഹ് കുട്ടി ഇമ്മടെ ജീവിതത്തില് വന്ന മുതലേ ഇമ്മളേ എന്താണ് ജീവിതം തന്നെ മാറിയ പോലാണ്. കാരണം എന്താ നമ്മളവർക്ക് വേണ്ടി ജീവിക്കണ പോലെയാണ്. ആഹ് ഒരൂ അഹ് അതെ അതെ. ആഹ് ജീവിക്കണ പോലെയാണ് ഒരു പാരന്റ്ന്ന് പറയുമ്പ നമ്മളത് വരെയൊരു ആഹ് നമ്മളൊരു ദിവസം മൊത്തം എന്താണ് ഇപ്പവരുടെ കൂടെ ഇങ്ങനെ ചെലവഴിക്കണ്ടൊരാവസ്ഥയാണ്. ആഹ് ചെലവഴിക്കണം. അതായത് നമ്മളാദ്യം ഒരു സ്ത്രീയാകാരം. പിന്നെയൊരു രക്ഷിതാവാകുമ്പ നമക്ക് അവരോ അവരോട് ഉള്ള കൂടുതൽ താല്പര്യവും അല്ലെങ്കി അവരെ നോക്ക്ക, അവരാണ് നമ്മളെ ജീവിതത്തില് പിന്നെ മറ്റൊര് കണ്ണി. അവർക്ക് വേണ്ടി ജീവിക്ക്കാ.

അല്ലെങ്കി അവരെ സന്തോഷിപ്പിക്കുക അവര്ക്ക് അവര് അവർടെ സന്തോഷം കണ്ട് നമക്ക് സന്തോഷം വരും. അതൊക്കെയാണല്ലോ നമ്മടെ ലൈഫ്.

ആഹ് ആഹ് ഉം. ആഹ് ആഹ്. നമ്മളങ്ങട്ട് കൊടുക്കണതെ നമ്മക്ക് തിരിച്ച് കിട്ടുവോളു. അപ്പ നമ്മള് എ എന്താ നമ്മളെക്കൊണ്ട് കഴിയണോടത്തോളം കാലം നമ്മളവരെ സന്തോഷിപ്പിക്ക്ക. അവരെ സ്നേഹിക്കുക.

അതെ അതെ, അതെ അതെ ആഹ് ആഹ്. ഇന്നത്തെ തലമുറയ്ക്ക് നല്ല ഇപ്പ അമ്മക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. നമ്മളവരെ വളർത്തി കൊണ്ടുവരുന്ന രീതീലൊരുപാട് മാറ്റങ്ങള് വരുത്തിയാല് നമ്മക്കെന്തെയ്യാം ജീവിതത്തില് നല്ല വിജയം ഇണ്ടാക്കാം. ആഹ്